ആ ബിലാലെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞാൻ മെ ഏഹ് സിനിമ ഒരണ്ണം പോയി കണ്ടു ഒരു ചെലചിത്രം പോയി കണ്ടായിരുന്നു അത് കണ്ടപ്പോ പിന്നെ നല്ല രസുള്ളൊരു ചെലചിത്രായി എന്നാണ് എനിക്ക് പെട്ടന്ന് തോന്നിയത് നമ്മളിപ്പോ നമ്മടെ ജീവിതത്തിൽ തന്നെ വിനോദങ്ങളും ഓരോരോ സാധനങ്ങളു ഇല്ലാതെ നമ്മടെ സമയം പോവുന്നതേ ഇല്ല പോവിത്തിലെങ്കി നമ്മൾ അറിയുന്നതേ ഇല്ല അതില്ലാണ്ടെ നമ്മൾടെ ജീവിതം ഇങ്ങനെ ഒരുമാതിരി നീങ്ങാത്തൊരു അവസ്ഥയിൽ വരൂ വരുന്നൊരു സാഹചര്യാണ് അങ്ങനെത്തൊരുതിൽ ഇപ്പൊ എഹ് ചെലചിത്രങ്ങൾ പിന്നെ ട്ടിവിയിൽ കാണുന്ന ഓരോരോ പരിപാടികൾ പിന്നെ വേറെ പാട്ടുകളും എഹ് കാര്യങ്ങളും ആഹ് ഞാൻ ഇങ്ങനെ നീ പറഞ്ഞ ചലച്ചിത്രം മറ്റേ ഇതെല്ലടാ മറ്റേ മ മമ്മൂട്ടിയുടെ സിനിമ അല്ലേ നീ പറഞ്ഞേ? ഏഹ് ആഹ് സിനിമ നമ്മുടെ നിസാം ബഷീർ സിനിമയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ആ ചലച്ചിത്രം ഏഹ് ഏഹ് ഇനി മുതൽ ടി വി യിൽ സംപ്രേഷണം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. നിനക്ക് ഇത് പോലുള്ള കാര്യങ്ങള് ഒക്കെ അറിയണം ന്നുണ്ടെങ്കില് ഏഹ് നമുക്ക് ഏഹ് നമ്മുടെ ഏഹ് കലാലയത്തിൽ തന്നെ ഏഹ് നമ്മുടെ ഏഹ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ പല പലഏഹ് സംവിധായകനെത്തെ പറ്റിയുള്ള ലേഖനങ്ങളും അത് പോലുള്ള പല ചലച്ചിത്രങ്ങളില് ഏഹ് നിർദ്ദേശിക്കുന്ന ഏഹ് പല രേഖകളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. നല്ല തരത്തിലുള്ള വിനോദങ്ങളായിരിക്കണം എപ്പോഴും മനുഷ്യർക്ക് വേണ്ടതെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഏഹ് അത് സംഗീതമായാലും അത് ഏഹ് കലാപരമായിട്ടുള്ള വിനോദങ്ങളായാലും ഏഹ് നൃത്തമായാലും എല്ലാത്തിലും തന്നെ നമുക്ക് ഏഹ് മനുഷ്യൻ്റെ ഒരു ഏഹ് എന്താ പറയാ ഒരു ഏഹ് മനുഷ്യൻ്റെ ഏഹ്,

ഈ ചലച്ചിത്രം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കൊണ്ടു തന്നെയാണ് ഏഹ് ഞാൻ ആഹ് അത് എനിക്ക് ഏഹ് എനിക്ക് നിന്നോട് എനിക്ക് പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പല പല തരം ഏഹ് പലചല ചിത്രങ്ങളും നിനക്ക് ഏഹ് പറഞ്ഞു തരാനും അതിനെ കുറിച്ച് പറയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടാകണം എന്നുള്ള കാരണം അത് കൊണ്ടാണല്ലോ അപ്പൊ അവര് നിനക്ക് ഏഹ് എങ്ങനത്തെ തരത്തിലുള്ള വിനോദങ്ങളാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? ആ അത് പറയണേൻ മുമ്പ് ഈ പറഞ്ഞ ഒരു കാര്യം എന്നിക്ക് ശരിക്കും എഹ് ശരിയാണെന്ന് തോന്നി ന്ന്വെച്ച നമ്മളൊരു വിനോദം ഇത്ര ആവശ്യള്ള കാര്യമാണെലും അതിന്ന് നമ്മുക്കെന്തെങ്കിലും കിട്ടോ എന്തെലും മുല്യമായിട്ടുള്ള സാനം കിട്ടുന്നെലാണ് അതിൽ ശരിക്കും വിനോദത്തിൽ ഒരു വേല തന്നെ വരുന്നത് ഇപ്പത് ചെലചിത്രണേലും അതാണേലും ഏതാണേലും അത് കണ്ട് കഴിഞ്ഞിട്ട് നമ്മുക്കെന്തോ അതിന്ന് ഉൾക്കൊണ്ടു അതിലെ നമ്മുക്ക് ഉള്ളിലേക്കെടുത്ത് അതില് നമ്മളൊരു മനുഷ്യരായിട്ട് തന്നെ വളരുന്നത് വളരെ ഒരു ആവശ്യപെരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെന്നെ അതില്ലാണ്ട് പിന്നെ നമ്മൾ ജീവിച്ചിട്ട് വെറുതെ ചുമ്മാ ഇരിന്ന് ഇങ്ങനെ ഓരോ വിനോദങ്ങളിൽ ആസ്വദിച്ച് നടന്നിട്ട് കാര്യല്ലല്ലോ അതിലേക്ക് എന്തേലും ഉൾകൊണ്ട് നടന്ന് മനുഷ്യരായിട്ട് വള വളർന്ന് വരലെ ഏറ്റവും വലിയ കാര്യം അത് നീ പറഞ്ഞത് എനിക്ക് ശരിക്കും ഇഷ്ട്ടായി പിന്നെ ചെല ചിത്രന്ന് പറയുമ്പോ രാസമായിട്ടുള്ള തമാശയൊക്കെ വരുന്ന സിനിമകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ട്ടം ഈ ഇടയായിട്ട് ജാനേ മൻ എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ കണ്ടായിരുന്നു അതൊക്കെ എനിക്ക് വളരെ ഇഷ്ട്ടായി കാരണം വളരെ രസകരമായുള്ളൊരു സിനിമായിരുന്നു ഇനിക്കിപ്പോ ഏഹ് ചെലചിത്രത്തിനെ കുറിച്ച് നിനക്ക്‌ ഭയങ്കര അറിവുണ്ടെന്ന് നീ പറഞ്ഞലോ അപ്പൊ പിന്നെ നിനക്ക് എന്താണ് ചെലച്ചിത്ര പരമായിട്ട് നിനക്കത് ഇഷ്ട്ടായിട്ടുള്ളൊരു കാര്യം ഏറ്റവും വലിയ വിനോദാണലോ ചെലചിത്രം

കേൾക്കാത്തത് കൊണ്ട് ഏഹ് നമ്മുടെ ആദ്യത്തെ ചലച്ചിത്രമായ ഏഹ് വികട കുമാരൻ വികട കുമാരൻ എന്ന് പറയുന്ന ചലച്ചിത്രം ഏഹ് കേരളത്തിന്റെ പല തരത്തിലുള്ള ഏഹ് സാമൂഹ്യ വിഷയങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ നേരിട്ടിരുന്നൊരു ചലച്ചിത്രമായിരുന്നു. നമ്മുടെ ആഹ് ഡി സി രാമേന്ദ്രന്റെ ആഹ് അതിലാണല്ലോ ഏഹ് ജാതീയതഏഹ് വിഷയങ്ങളായിട്ടും ഏഹ് നമ്മുടെ നടി റോഷിയെ ഒക്കെ ചെയ്തത് അപ്പൊ ഓരോ എന്താണെങ്കിലും ഓരോ വിനോദത്തിലും അതിൻ്റെതായുള്ള പല.

അതിന് അതിന് വേണ്ടി ആളുകൾ കഷ്ടപ്പെട്ടതും അത് പോലെ അതിൻ്റെ കുറവാകുന്ന കാര്യങ്ങളും നല്ല അത് എന്തും നമ്മളെല്ലാം പരിഗണിക്കണം. ഇപ്പൊ സംഗീതം സംഗീത്തില് നമ്മള് പലപ്പഴും പല രാഗങ്ങളെയും പല കാര്യങ്ങളെ പറ്റിയും സംസാരിക്കാറുണ്ട്. നമ്മുടെ ഗാന ഗന്ധർവ്വൻ യേശുദാസ് നമ്മുടെ കേരളത്തിൽ തന്നെയാണല്ലോ ഏഹ് അങ്ങനെ ഒരിക്കൽ ഏഹ് യേശുദാസ് ഒരിക്കൽ ഏഹ് എന്താ പറയാ തന്റെ ഏഹ് വിനോദങ്ങളെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഏഹ് പല തരത്തിലുള്ള ഏഹ് സംസ്‌കൃത കവിതകൾ വരെ പുള്ളിക്കാരൻ ഏഹ് കേൾക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടേയും വിനോദം അവരുടേതായ ഒരു രീതിയിൽ അങ്ങനൊക്കെ ആയിരിക്കും ഇതിപ്പോ ഏഹ് ഇപ്പൊ ഒരു ചില സമയത്ത് കലാകാരൻമാരുണ്ടല്ലോ ഈ ചിത്ര കലാകാരന്മാർ. അവർക്ക് ചിലപ്പോൾ ഒരു ഏഹ് ഒരു ചിത്രത്തിൽ വളരെ അധികം നേരം നോക്കി കൊണ്ടിരിക്കുന്നത് തന്നെ അവർക്ക് ഒരു വിനോദമായി തോന്നിയത്. അത് പോലെ തന്നെ ആഹ് ഏഹ് കായികമായുള്ള വിനോദങ്ങൾ നേരിടുന്നവര് അവര് ഒരു മണിക്കൂറുകളോളം ഏഹ്

ഈ യേശുദാസിൻ്റെ കാര്യം പറയുമ്പോ എനിക്കറിയത്തില്ല ഈ സംശോയാഗത്തിന്റെ കവിതകളും ഞാൻ ശരിക്ക് അധികം ശ്രെദ്ധിക്കാറില്ല എനിക്ക് മനസിലാകാറില്ല അറിയാണ് എനിക്ക് പറയുമ്പോ ഏറ്റവും വലിയ വിനോദം ന്ന് പറേണത് വായന തന്നെയാണ് പെട്ടന്ന് വിനോദാണ് തോന്നില്ല പക്ഷെ കൊറേ നല്ല നല്ല ബുസ്തകങ്ങളും അത് വായിക്കുമ്പോൾ നല്ലവണ സമയം പോവും ചെയ്യും അത് വായിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവിതത്തീന്ന് ന്ന്വെച്ചാൽ ഞാൻ ജീവിതത്തിൽ അകപ്പെട്ടൊരു വെക്തിയാണാലോ അത് വായിക്കുമ്പോൾ ആ അതിലെ കഥാപത്രം കഥാപത്രത്തിന്റെ ജീവിതവും പുളീടെ സഘടനകളും ധ്യേഹ് എന്തൊക്കെയാണ് നേരി പെടുന്നതും അ ആ പുളീടെ വളർച്ചയൊക്കെ കാണുന്നെ തന്നെ എനിക്കൊരു ഇൻസ് ആ ആസ്വദിക്കുന്ന കാര്യം തന്നെയാണ് അത് വായിക്കുമ്പോള്ളൊക്കെ പ്പം അങ്ങനെ നോക്കുവാണെങ്കി പെട്ടന് തോന്നുന്നു ഇപ്പൊ ചെലച്ചിത്രായാലും ഏഹ് വായനായാലും പ പിന്നെ സിനിമകളായാലും ഏതാണേലും

ഇന്ന് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കി നോക്കി നോക്കി മണികൂറോളം സമയം കളയുന്നുണ്ട് അതിന്ന് പ്പോ നമ്മൾ മുമ്പ് എഹ് സംസാരിച്ച പോലെ മൂല്യമായിട്ടൊരു കാര്യമൊന്നും കിട്ടുന്നില്ല പക്ഷെ അവരതിൽ കൊറേ മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ട് അവരെ ജീവിതത്തിൽ ആ പ്രേശ്നങ്ങൾ ഈ പ്രേശ്നങ്ങൾ കൊറേ കാര്യങ്ങളിണ്ട് അപ്പൊ പിന്നാലെ ഇവര് ഇതെല്ലാ ഒഴിവാക്കി ഒരു മണികൂറുകളോളം ഇതിൽ ചെലവഴിക്കുന്നുണ്ട് എന്നാണ് അയിന്റെ മൂല്യമായിട്ടുള്ള കാര്യം ന്ന്വെച്ചാൽ നമ്മൾ ജീവിതത്തീന്ന് തന്നെ നമ്മൾ ഓടുന്നൊരു ഇതാണ് വിനോദം ന്ന് പറയുന്ന ഒരു കാര്യം

ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ തന്നെയാണ് വിനോദം. വിനോദം പലപ്പഴും ഏഹ് എന്താണ് ഏഹ് ആളുകളുടെ ഏഹ് സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മറക്കാൻ വേണ്ടി ആളുകൾ കാണാറുണ്ട്. അതാണ് ഒരാൾ രണ്ടര മണിക്കൂറോളം കൂടുതൽ സിനിമ കാണുമ്പോൾ എത്ര ഏഹ്‌ എത്ര പ്രതിസന്ധികളുള്ള ഒരു മനുഷ്യനാണെങ്കിൽ കൂടി അയാൾ ആഹ് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ആഹ് ചല ചലചിത്രം കണ്ട് ഇറങ്ങുമ്പോൾ അയാൾക്ക് ഒരു അയാൾക്ക് ആഹ് കൊടുക്കുന്ന സന്തോഷത്തിന് വളരെ ഏറെ ഒരു വിലയും ഉണ്ട്. ആഹ് അത് പോലെ നീ പറഞ്ഞത് പോലെ തന്നെ ആളുകൾ ഇപ്പൊ പല തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏഹ് പല തരത്തിലുള്ള വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. അതിപ്പോ ഒരു പരിതി വരെ. ചിലപ്പോൾ അത് മനുഷ്യൻ നല്ലതാണെങ്കിൽ കൂടെ ഗുണദോഷങ്ങളും ഉണ്ട് കേട്ടോ ഏഹ് പലതരത്തിൽ ഇങ്ങനെ ആളുകൾ അധികം സമയം ഏഹ് ഒരു ഏഹ് ഒരു പരിധിയിൽ കൂടുതൽ അതിൽ ഏർപ്പെടുമ്പോൾ അവർ ഒരു മായാലോകത്ത് ഏർപ്പെടുകയാണ്. അത് ഒരു ഒരു ഇപ്പൊ ഏഹ്‌ ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും വിനോദത്തിന്റെ പല കാര്യങ്ങൾ ഉണ്ടല്ലോ എന്താ അത് മാനുഷിക ഏഹ് അല്ലെങ്കി മാനുഷിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ പുതിയ അറിവ് നൽകുന്ന കാര്യങ്ങള് അത് പോലെ തന്നെ എന്താ ഏഹ് അങ്ങനെ ഉള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നല്ല കാര്യങ്ങളാണ് ഞാനേറ്റവും കൂടുതൽ ഏഹ് ആനുകീലിക്കുന്നത് എന്ന് പറയുന്നത് വേറൊരു കാര്യം. ഈ ഏഹ് ചലച്ചിത്രം കാണുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാ അത് എനിക്ക് ഭയങ്കര ഇഷ്ട്ടപ്പെട്ട ഒരു വിനോദമാണ്. ഏഹ് ഞാൻ ഇപ്പൊ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ ചലച്ചിത്ര ഏഹ് മേള സന്ദർഷിക്കാൻ വേണ്ടി യാത്ര തിരിച്ചിരുതാണ്. പക്ഷെ സംഭവിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തിന് ആഹ് സുഹൃത്തിന് ആഹ് അയാളുടെതായിട്ടുള്ള ഒരു വേറെ വിനോദം ഉണ്ടായിരുന്നു. കായിക വിനോദം. അപ്പോ പന്ത് കളി കാണണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ആശ കാരണം ഞങ്ങക്ക് ആ മേളക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞങ്ങടെ രണ്ട് പേരുടെയും വിനോദം വ്യത്യസ്ത മായിരുന്നു. ആഹ് അത് പോലെ ഒക്കെ തന്നെ ഓരോരുത്തരുടെ ചില വ്യത്യസ്തമായ രീതികളിലും അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകള് ഇങ്ങനെ ഉള്ള പല വിനോദങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഏഹ് പക്ഷെ ഇത് അധികമായി കഴിയുമ്പോൾ എന്താ കുഴപ്പം ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് അവരുടെ ഏഹ് സമയത്തെ അതിലിങ്ങനെ അവരുടെ ഏഹ് യാഥാർഥ്യ ബോധത്തെ യാഥാർഥ്യം എന്നുള്ള ഒരു വിട്ടുമാറൽ ആയിട്ട് അവര് മാറരുത് എന്നൊരു സംശയത്തിൽ ഞാൻ ഇപ്പഴും എടുക്കാറുണ്ട്. .ഞാൻ എല്ലാരോടും ഒരു വിനോദത്തിലധികം നന്നായിട്ട് ഏർപ്പെടും ന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൊണ്ടാണ്. നമ്മള് യാഥാർഥ്യത്തിൽ ഇത് മറക്കരുത് എന്നാ യിരുന്നാലും വിനോദം നമ്മളെ നമ്മുടെ മനസ്സിന് നൽകുന്ന സന്തോഷങ്ങളെ എറ്റെടുക്കുകയും ചെയ്യാം. ഉം ബിലാൽ പറഞ്ഞ ആ കാര്യം ശരിയാണ് ഉം ന്ന്വെച്ച കൂടിപ്പോയാൽ അതിനായിട്ട് കൊറേ പ്രേശ്നങ്ങളുണ്ട് എന്താന്ന് വെച്ച നമ്മൾ ഈ ഭൂമിയിൽ തന്നെ എത്ര മണിക്കൂറുക്കളാണ് നമ്മൾ ഇരിക്കാൻ പോണേ ആയിരങ്ങളിലായിരിക്കും പതിനായിരങ്ങളിലായിരിക്കും പക്ഷെ ശരിക്കും നോക്കിയാൽ ലോക എത്ര വർഷങ്ങൾ ഉണ്ടാകും ന്ന് നോക്കിയാൽ നമ്മൾ വളരെ തുച്ഛമായ സമയം മാത്രേ ലോകത്ത് നമ്മൾ ജീവിചിരിക്കാൻ പോവുന്നൊള്ളു ആ സമയത്തിൽ നമ്മൾ വിനോദത്തിൽ ന്ന് മാത്ര ഏർപെടുകയാണെങ്കിൽ അതിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുക്ക് കിട്ടിയ ഈ ഈ ഒരു ഈ ഇതിന്റൊരു നശിപ്പിക്കൽ തന്നെ അല്ലെത് ശരിക്കും പറഞ്ഞ അ ആ പറഞ്ഞ കാര്യം ശരിയാണ് കൂടുതൽ എന്തായാലും അമൃത അമൃതം പോലും കൂടു തൽ പിന്നെ അത് ശരിയാണ് കാര്യാണ് മനുഷ്യനെന്നൊരു ജന്തുവിനെ തന്നെ ഏഴുവത്തിരണ്ട് മണിക്കൂറിൽ കൂടുതല് എങ്ങാണ്ട് ഒരു വിധത്തിലുള്ള വിനോദവും ഇല്ലാണ്ടിരിന്നാ ഒരു വിധത്തിലുള്ള ഉള്ളിലോട്ട് ഉൾകൊള്ളാനുള്ളൊരു സാധ്യത

ആവശ്യമായിട്ടുളൊരു കാര്യാണ് നമ്മൾ ശ്രേധിക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മടെ ഏഹ് ജയിലുകളിൽ തന്നെ നോക്കിയാലും അവിടത്തെ ആൾകാർ പോലും അത്രേം ആ കൊടൂരമായ കാര്യങ്ങൾ ചെയ്ത ആൾകാരായാലും പോലും അവർക്കും വിനോദങ്ങൾ ആവശ്യമാണ് അവർക്ക് അവരുടേതായ സമയം കൊടുക്കാറുണ്ട് സംസാരിക്കാനുള്ള സമയം കൊടുക്കാറുണ്ട് എല്ലാം കൊടുക്കാനത്തിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ആ വിനോദങ്ങൾ ഇല്ലാണ്ട് അത് ശരിക്കും വളരെ

വിനോദം ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഏഹ് അതിനെ പറ്റി എനിക്ക് പ്രതേകിച്ചു പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നീ പറഞ്ഞില്ലെ തടവറകളില് തടവറകളിൽ ഇത് വരെ ഒരു പ്രതേക സമയം അവർക്ക് ചുറ്റുപാടുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. എന്തിനാണ് വിനോദത്തിന് വേണ്ടീട്ട്. അവർക്ക് ഏഹ് വായിക്കാനായാലോ അല്ലെങ്കിൽ അവർക്ക് ഏഹ് കേക്കാൻ സംഗീതം വെച്ച് കൊടുക്കുന്നതോ ഇത്ര ഒക്കെ നിശ്ചിത നിശ്ചിത സമയങ്ങൾ നടത്തീകരിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും ഇല്ലാതായി കഴിയുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ ഏഹ് കൂടുതൽ ക്രൂരനായേക്കാം ഇപ്പൊ നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി ഞാൻ ഇത് പോലൊരു സംഭവം വ്യത്യസ്തമായ സംഭവം കേട്ടതാണ്. ഏഹ് ഒരു പ്രശസ്ത സംവിധായകൻ പറഞ്ഞൊരു ഏഹ് അദ്ദേഹത്തിന്റെ ഒരു ആഹ് ആമുഖചലച്ചിത്രം ഏഹ് അദ്ദേഹത്തിന്റെ ഒരു ഒരു മുഖചലച്ചിത്രം എന്താണ് ഒരു സിനിമയിൽ. ഒരു ചലച്ചിത്രത്തിൽ ഒരാള് നല്ല മനുഷ്യൻ ഒരുനല്ല മനുഷ്യനായ ആളെ പറ്റിയുള്ള ഏഹ് നന്മകൾ ചെയ്യുന്ന ഒരാളെ പറ്റിയുള്ള ഒരു കഥാപാത്രത്തെ കാണിച്ചു കഴിഞ്ഞു അയാൾക്ക് പ്രതിനിതീകരിക്കുന്ന ഒരു ഏഹ്‌ ഒരു ഏഹ് അവര് ശത്രുവായിട്ട് ശത്രുവായിട്ട് ഒരു നായകൻ ഒരു നായകനായി വരുന്ന ഒരാള് അയാളൊരുത്താൻ ആയിരിക്കും അങ്ങനെ ഒക്കെ ആയിരിക്കും പക്ഷെ ഈ ചലച്ചിത്രം കാണാൻ കേറുന്നത് പലതരം ആളുകളായിരിയ്ക്കാം ചിലപ്പോൾ ഒരു കൊടും കുറ്റവാളി. കൊടും കുറ്റവാളി ഈ ചലച്ചിത്രം കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സില് അദ്ദേഹം ഏഹ് നായകൻ്റെ കൂടെയാണ് ഒരു നല്ലവനായ നായകൻ്റെ കൂടെയാണ്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ആഹ് കുറ്റവാളിയുടെ കൂടെ ആയിരിക്കില്ല. ചിലപ്പോൾ ആഹ് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ആഹ് രണ്ടര മണിക്കൂറുള്ള ആഹ് നിമിഷം കൊണ്ട് ആഹ് അയാൾ ചിലപ്പോൾ ആഹ് നായകന്റെ ഗുണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ നായകനിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ ആ പ്രതി നായകനെ കാണുമ്പോൾ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സാധ്യത വരെ ഉണ്ട് എന്നാണ് ഏഹ് പല ചിന്തകരും വിലയിരുത്തുന്നത് എന്നാണ് ആ സംവിധായകൻ പറഞ്ഞു കാണുന്നത്. അപ്പോ ഈ വിനോദം ഇല്ലാതിരു. ന്നെങ്കിൽ മനുഷ്യന് ഏഹ് കുഴപ്പവും ഇതിന് ഉണ്ടാവോ എന്ന് ചോയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല കാര്യം പറഞ്ഞാൽ കാരണം എല്ലാ കാല ഘട്ടത്തിലും ഏഹ് മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ള വിരോധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇത് വേറൊരു വിഷയം വേറൊരു വിഷയം എന്ന് പറയുന്നത് ചില സമയത്ത് ഈ ഏഹ് ഏഹ് ഏഹ് എന്താ പറയാ ഈ ആളുകളെ ആഹ് ഹ്മ് ആഹ് കഠിനമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ കൊണ്ട് പോകുന്ന കുറേ പല വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെ കൊണ്ട് പോകുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.

ഏഹ് നിലയിലേക്ക് തന്നെ പോകാം ചിലപ്പോൾ അത് ഏഹ് മാനസികമായിട്ടല്ല. ഈ മാനസികത്തിന്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ശാരീരികമായി വരെ ഏഹ് കാണപ്പെടാമെന്ന് പലരും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള പല ഏഹ് ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള ഒരു സാധനമാണ് വിനോദം. ആഹ് ആഹ് അഹ് ഇപ്പൊ വിനോദത്തിൽ ഞാൻ ഏഹ് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരാൾക്ക് ഏഹ് ഒരു ദിവസം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരാൾക്ക് ചിലപ്പോൾ വിനോദം ലഭിച്ചെന്ന് വരില്ല. പക്ഷെ ഒരു ഏഹ് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരാൾക്ക് ഏഹ് തന്റെതായ ഒരു സന്തോഷം അല്ലെങ്കിൽ വിനോദം ന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെ ആണ് ട്ടോ അർത്ഥം അപ്പൊ തന്റെതായുള്ള ഒരു സന്തോഷമായൊരു സന്തോഷത്തിന് ഒക്കെ ഉള്ള ഒരു സ്ഥലം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമയം ലഭിച്ചില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അത് വളരെ മോശമായ അയാളുടെ ഏഹ്‌ ശാരീരികവും മാനസികാവുമായുള്ള രീതിയിൽ കാര്യങ്ങളിൽ ഒക്കെ ബാധിച്ചേക്കാം. ഇപ്പൊ തനിക്ക് എന്താണ് ഇതിനെ കുറിച്ച് അതിലും കൂടുതലായിട്ട് പറയാനുള്ളത്?

ബിലാലിന്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ ഈ എട പിന്നെ അതിന്റെതായ കൊറേ എന്നാലും ഒരു ഇത് ന്ന്വെച്ചാൽ ഒരുമാതിരി വികസിച്ച പോലെയും ഒരു ഏഹ് എന്നിൽ ഉള്ളിൽ തന്നെ എനിക്കൊരു വിശ്വാസം വന്നപോലെ തന്നെ ഉണ്ട് അതുവരെന്നെ കൊറേ വിനോദങ്ങളുണ്ട് ശാരീരികമായിട്ട് ചെയ്യാൻ പറ്റുന്നത് യാത്ര തന്നെ അമ്മാരി ഒരു വിനോദമാണ് പിന്നെ അതല്ലാണ്ട് പന്തുകളി എഹ് കായിക മായിട്ടുള്ള കാര്യങ്ങൾ അതും എല്ലാം ഒരു വിഭോവം തന്നെയാണ് ഇപ്പൊ നമ്മൾ തന്നെ കുട്ടി കാലത്ത് ഓരോ കളി കളിക്കുന്നതും ആ സ വൈകുനേരം ഏഹ് വിദ്യാലയത്തിന്ന് വീട്ടിപോയി കളിക്കുന്ന ഓരോ കളികളും എല്ലാം തന്നെ ഇപ്പൊരു നല്ല വിനോദമായിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ആ കാര്യങ്ങളില്ലാതെ ഞാനെന്നൊരു മനുഷ്യൻ ഈ സമയത്ത് ഇന്ന് ഇണ്ടാവും ന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ശാരീരികമായിട്ടുള്ള വിനോദങ്ങളെ കുറിച്ച് ബിലാലിൻ്റെ അഭിപ്രായം എന്താണ്? ശാരീരികമായ വിനോദങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ളല്ലേ കളി അതെ മാരി നടത്തം അങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഞാനും ചെയ്തിട്ടുണ്ട്. ഏഹ് അപ്പൊ ഏഹ് ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് വ്യായാമം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. അപ്പൊ കൂടുതൽ പിന്നേചർച്ച ചെയ്യാം.